അതിപ്പം ആഹ് സ്ഥിരമായിട്ട് ഉണ്ടാവുക, ഒരു ഒന്നില് ഒന്നിൽ കൂടുതൽ delivery partners ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ചു report ചെയ്യുവാണെങ്കിൽ നമ്മക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്, പിന്നെ legally നമുക്ക് move എയ്യാനും പറ്റും okay sir പിന്നെ നിങ്ങക്ക് waiting charge അങ്ങനെ എന്തേലും issue ആണോന്ന് എന്നൊണ്ടെങ്കിൽ അത് report എയ്താൽ അതനുസരിച്ച് അഹ് okay sir അതിപ്പോ നിങ്ങക്കീ പറ~ okay, waiting charge ആയിട്ട് നിങ്ങ്~ നിങ്ങക്കിപ്പം തരുന്നതെന്നുവച്ചാ പതിനഞ്ചു minute ആണ് നിങ്ങക്ക് food ആഹ് പ്രിപ്രീ~ preparation ചെയ്യാനുള്ള സമയം. hotel ഉകാര് ചെയ്യാനുള്ളത്. അപ്പോ അവിടെ ചെന്ന് പതിനഞ്ചു minute നുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങക്ക് അപ്പോഴെ report എയ്യാം, അതില് പത്തുരൂപ വെച്ചു add ആവുന്നതാണ്. ഓരോ അഞ്ച് minute കൂടുന്നതും, മനസ്സിലായോ sir

അഞ്ച് minute പത്തുരൂപ വെച്ച് add ആവുന്നതാണ്. okay sir ഇനിയെന്തേലും സംശയമുണ്ടോ sir

വ്യത്യാസവുണ്ട് sir ആഹ് അത് weekends ആഹ് വി~ അഹ് ഇതിപ്പം സ്വിഗ്ഗിയോട് നിങ്ങളെ salary ഈല് വ്യത്യാസം വരും എന്തൊ, മനസ്സിലായോ sir അതില് മൂന്ന് ആഹ് മൂന്ന് രീതിയിലാണ് duty start ആവുന്നത് രാവിലെ ഏഴുമണി തൊട്ട് വൈകീട്ട് അഞ്ച് മണിവരെയും പൈനൊന്നു മണിതൊട്ട് എട്ട് മണിവരേയും പ~ പിന്ന ഉ~ ഉച്ചക്ക് ഒരുമണിതൊട്ട് രാത്രി പതിനൊന്നുമണിവരേയും, അങ്ങനാണ് വരുന്നത്. അപ്പോ ഇതില് incentive ല് വ്യത്യാസം വരും full-time ലും incentive ല് വ്യത്യാസം വരും

Sir ഞാനൊരു കാര്യം ചോദിക്കട്ടോ? ക്ഷമിക്കണം ആഹ് മറ്റേ delivery partner എ വിളിച്ച~ വിളിച്ചായിരുന്നോ okay okay

hello hello hello അഹ് ആഹ് അതെ അതെ ma'am good morning പറഞ്ഞോളൂ.

അമ്പലങ്ങളൊക്കെ okay okay തീർത്ഥാടനം പോലെ. അമ്പലങ്ങളിലോക്കെ തൊഴാനായിട്ട് അല്ലെ?

okay okay fifty ta~ ആഹ് fifteen days അങ്ങ് ആഹ് അത് ആ ഒരു ഇതിലാണ് പറയുന്നതല്ലേ?

okay okay ma'am നമുക്കിപ്പ ഒരു package ഓ, നമ്മക്ക് ഇപ്പം ഇങ്ങനൊരു package ഇണ്ട് ma'am. ആഹ് ഇപ്പ നമ്മള് പറഞ്ഞ് കഴിഞ്ഞാ ഇപ്പ~ twelve days package ആണ് നമ്മക്ക് വരുന്നത്. ആഹ് ma'am okay നം~ hello ഇത് ഒരു person ന് തന്നെ നമ്മക്ക് ഏർ fifty nine thousand അടുപ്പിച്ച് വരും. അത് നമ്മക്കിച്ചിരി discount ഒക്കെ ചെയ്തു തരാന്നേ ഉള്ളൂ. ച~ നമ്മുക്കിപ്പം എന്തു പറഞ്ഞാ, നമ്മള് ഈ ഏർ വാ~ ക്യാ~ ആഹ്

ഓ അഹ് ഓ നിങ്ങക്ക് അഹ് നിങ്ങള് ഇപ്പ നമ്മള് ഏർ tour package ന്ന് പറയുമ്പോ നമ്മക്കിപ്പ ആദ്യായിട്ട് നമ്മൾ ചെള്ളുന്നത് ആഹ് കാഞ്ചീപുരത്തിലാണ്‌ നമ്മള് ഏർ തിരുപ്പതിയാണ് ആദ്യം പോവുന്നത് ma'am

yeah yes ma'am yes അത് നമ്മള് തി~ ഒറപ്പായിട്ടും ma'am ഇപ്പം നമ്മള് car drive എയ്യുന്നത് തന്നെ നമ്മക്ക് ഒരു guide ആണ് നമ്മളെ ഇതാക്കുന്നത്. അപ്പം ma'am അതിന്‍റെ കാര്യത്തിൽ ma'am വെഷമിക്കണ്ട. നിങ്ങള് രണ്ട് പേര് ~ന്നല്ലേ പറയുന്നത്? നിങ്ങള് ഏത് സമയാണ് അവടെ ആഹ് flight land ആവുന്നത്, കൂടുതലും നിങ്ങൾ morning ten thirty ക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മക്ക് കൊറച്ചും കൂടി ആ ഒരു eleven twelve days correct ആയിട്ട് കിട്ടാം. okay നമ്മള് book ചെയ്ത്, yeah yeah ma'am su~ sure ma'am ഞങ്ങൾ കൊച്ചി എന്ന് ഞങ്ങൾ ആദ്യം ma'am നെ ആഹ് വിളിച്ചോണ്~ ചെന്നൈലോട്ടാണ് നമ്മള് വിളിച്ചോണ്ട് പോണത്.

okay എന്ത്ന്നാ yea~ yeah ma'am yeah ma'am yeah, we have yes yes accommodation yes ma'am yes ma'am ഈ ഈ package അ് നമ്മക്ക് include ആവും. അതുകൊണ്ട് ma'am അതാരണം പേടിക്കണ്ട. നിങ്ങക്ക് അഹ് എന്തുപറയാം ഹും ആഹ് പി~ നല്ല അടിപൊളി ആഹ് hotel ൽ ആണ്, hotels ലാണ് നമ്മള്, നിങ്ങളെ stay ചെയ്യിപ്പിക്കുന്നത്. ആഹ് നിങ്ങക്ക് ഒറു ബുദ്ധിമുട്ടും വരത്തില്ല. നിങ്ങക്ക് എന്തു പറയാ~ ആഹ് ma'am അഹ്

ആ car move ആയിക്കൊണ്ടിരിക്കും ma'am. അതിന് നിങ്ങൾക്ക് വെഷമം വേണ്ട. no tension yes ma'am yes ma'am ഏസ്~ AC യാണ് ma'am ആഹ് ഇല്ല AC ആഹ് അഹ് അത് ma'am പേടി~ ~ഷമിക്കേണ്ട ma'am വെഷമിക്കേണ്ട. നമ്മള് ഇതിനാത്തെ നമ്മള് ACprovided ആണ് പുതിയ എ സ്വിഫ്റ്റ് എറ്റിയോസ് ആണ് നമ്മളതിനാത്ത് provide എയ്യുന്നത്. അതിനാത്ത് three seater ഉണ്ട്. two luggage bag വെക്കാൻ പറ്റും. അതിലെ first aid ഉണ്ട്. എല്ലാം pro~ എല്ലാ settings ഉം നമ്മള് clear ആയിട്ട് അതിനാത്ത് വച്ചിട്ടുണ്ട് ma'am അതിനെ അതിനെ കൊണ്ട് ma'am tension അടിക്കേണ്ട ഒരു കാര്യോവില്ല. guide ഉം നമ്മൾ അതിനാത്ത് provide എയ്യുന്നതാണ്. ma'am ന് എവിടെ നിർത്തണം എവിടെ കൊണ്ടുപോണം അതൊക്കെ നമ്മള് correct ആയിട്ട് നമ്മക്ക്, correct ആയിട്ട് നമ്മള് ചെയ്തിരിക്കും പി~ ഏർ ആഹ് ma'am ഏതാണ്? അപ്പൊ ma'am ആഹ് അങ്ങനെയാണെ~ അഹ് ആഹ് പറഞ്ഞോളൂ പറഞ്ഞോളൂ. okay o~ okay ma'am okay ma'am ഞങ്ങള് ma'am ന് ticket book എയ്യുന്നത് കൂടുതലും ഏർ morning അവടന്ന് ഏർ ma'am കൊച്ചിന്ന് തിരിച്ച്, ഇവിടെ ten thirty ക്ക് മുമ്പ് എത്തുന്ന റീതീലാണ് നമ്മളാദ്യം കൊണ്ടുവരുന്നത്. okay ma'am അവടന്ന് നമ്മക്കൊരു സിഫ്റ്റിന്‍റെ ഒരു എറ്റിയോസിന്‍റെ ഓ~ ഒരു ആഹ് അഹ് car നമ്മള് provide എയ്യുന്നതാണ്. അതിനത്തിന്ന് നിങ്ങളെ വിളിച്ചോണ്ട് വെരും. അത് കൊഴിഞ്ഞ് നമ്മള് നി~ hello hello അഹ് ആഹ് ma'am നമ്മള് ഏർ നമ്മള് പിന്നെ നേരെ ചെല്ലുന്നത് ആദ്യം കോരമൻഗണ്ടൂന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലാണ്. ആഹ് കോരമൻഗണ്ടൂന്ന് പറഞ്ഞ ഒരു hotel ലാണ് നമ്മള് പോന്നെ. ആ ഹോട്ടൽ മൗണ്ട് വ്യൂ കംഫര്‍ട്സ്ന്നാണ് hotel ന്‍റെ പേര്. അവടെ ചെ~ കോരമണ്‍ഗണ്ടു കോരമണ്ടു yeah yes ma'am yes ma'am yes ma'am അഹ് അവിടെയാണ് നമ്മൾ ആദ്യായിട്ട് പോന്നത്. ആഹ് അതിനാത്ത് നമ്മളവിടെയാണ് stay ചെയ്യിപ്പിക്കുന്നെ. അതിനാത്ത് twin rooms ഒക്കെ ഉണ്ട് ma'am അത് deducting ആണ്. ആഹ് നമ~ ഒരു പ്രശ്നംണ്ട്.

അതേപോളെ നമ്മള് ഏർ അവിടെപ്പോയി അം~ ആദ്യം stay ചെയ്തേനു ശേഷം നമ്മളെന്നുവെച്ചാ, ചെന്നൈ ഇരുന്നാണ് അഹ് നമ്മള് ഏർ വിളിച്ചോണ്ട് പോരുന്നെ. അപ്പ നമ്മള് തിരുപ്പതി ചെള്ളുമ്പോ, day one correct ആവും ma'am. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മക്ക് day two ആവുമ്പോ തിരുപ്പതീലാണ് നമ്മള് പോവുന്നത്.

ma'am ഏർ ഇവടെ നമ്മള് സമയം yes ma'am ഇവടെ നമ്മ~ yes ma'am അത് നമ്മള് adjust എയ്ത് ഇതാക്കും. അത് ma'am അതിന്‍റെ പ്രേ~ ഇത് വേണ്ട. ആഹ് നമ്മളാദ്യം തിരുപ്പതി sight seeing ആണ് നമ്മളിതാക്കുന്ന~ തിരുപ്പതീന്‍റെ അടുത്തുള്ള താഴെ ഉള്ള ക്ഷേത്രങ്ങളൊക്കെ ഇല്ലേ, ഒരുപാട് ക്ഷേത്രങ്ങളൊണ്ട് തിരുപ്പതിനാത്ത്. അവടെ നമ്മള്‍ തിരുപ്പതി ആഹ് ~ത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ആഹ് മോളില്, ആഹ് ബാല~ ആഹ് ബാലാജി temple ല് നമ്മള് കൊണ്ടുപോം. പിന്നെ അതിന്‍റെ താഴെ തന്നെ ലക്ഷ്മിടെ temple ഉണ്ട്. അവടെ കൊണ്ടുപോവും. അങ്ങനെ ഒരുവാട് സ്ഥലങ്ങളില് നമ്മള് ma'am നെ കൊണ്ടുപോം. അതുകൊണ്ട് അത് ആഹ് അത് നമ്മള്, ഓ yes ma'am നിങ്ങള് അവടെ ബാലാജി temple കണ്ട് കഴിഞ്ഞ് നമ്മള് അഹ് അതന്നെയാ മ്~ ഞാൻ പറഞ്ഞെ, അവടെ ലക്ഷ്മി temple ന്ന് പറഞ്ഞെ. അവടെ നമ്മള് പ്രി~ ആഹ് അവടെ വിളിച്ചോണ്ടു പോം തീർച്ചയായിട്ടും, ഒറപ്പായിട്ടും. okay ma'am hello hello

yes ma'am yes ma'am അന്ന് അന്ന് അന്നുതന്നെ നമ്മള് അവടെ stay ചെയ്തതിനു ശേഷം, നമ്മളവടന്ന് ത്~ ഏർ തിരുപ്പതീന്ന് നമ്മള് checkout എയ്യും. ആഹ് അവടെ നമ്മൾ checkout എയ്തിട്ട് നമ്മള് day three ആവുമ്പോ നമ്മള് തിരുപ്പതി to കാഞ്ചീപുരം വരും.

ഏതാണ്? അഹ് car ലാണ് ma'am അതായത് നമ്മള് ~പ്പം day two നമ്മളവടെ stay ചെയ്തതിനു ശേഷം, day three ആവുമ്പം നമ്മള് morning പോളെ breakfast ഒക്കെ കഴിച്ചതിനു ശേഷം നമ്മളവടന്ന് checkout എയ്യും. ma'am ന് മനസ്സിലായോ? ഹ~ അമ്പള~ ആഹ് hotel ല് hotel ന്ന് നമ്മളവടന്ന്, checkout എയ്തിട്ട് നമ്മള് തിരുപ്പതി to കാഞ്ചീപുരം നമ്മള് car ല് തന്നെ നമ്മള് തി~ മീണ്ടും വരും. അവിടെ ചെന്ന് നമ്മ~ ഏതാണ്? yeah sure ma'am sure sure അവടെ നി~ ma'am ന് എന്തെങ്കിലും ഏർ വാങ്ങിക്കാ~ ഒണ്ടെങ്കി shopping ചെയ്യാനൊണ്ടെ~ നമ്മളവടെ ഏർ

yeah yeah sure ma'am sure അവടെ നമ്മക്ക് ചെയ്യാൻ പറ്റും. ma'am അതിന് നമ്മക്ക് സെ~ എത്രയും ഒരുവാട് സമയം ഒണ്ട്. ~ന്നുവെച്ചാ ആഹ് ma'am അവടെ ~പ്പ നോക്കി കഴിഞ്ഞിട്ട് നമ്മള് കൊറ~ ആഹ് ~പ്പം ഞാൻ പറഞ്ഞില്ലേ എൻ~ day day three ആവുമ്പ നമ്മള്, തിര്~ കാഞ്ചീപുരം നമ്മള് തിരുപ്പതിന്ന് കാഞ്ചീപുരം നമ്മള് എത്തിയേക്കും. അപ്പം അഹ് ma'am ന് വേണങ്കി ആദ്യം ഏർ purchase ചെയ്തേനു ശേഷം കറങ്ങാമ്പോവാം. ഇല്ലെങ്കിൽ, അങ്ങനെ അല്ല ആന്നുണ്ടെങ്കി നിങ്ങ~ ആദ്യമേ അപ്പ നമ്മള് പോവുമ്പോ തന്നെ അവടെ എന്തായാലും ഏർ ma'am നമ്മള് പോവുന്ന നേരത്തവടെ ഉച്ചയായി, ഉച്ചയാവും. അപ്പം ഉച്ചയാം. ഉച്ച ആയിക്കഴിഞ്ഞാ നമ്മക്ക് എന്തു പറയാം അഹ് ma'am ന് ഇപ്പം അമ്പലം ആ സമയത്ത് തൊറക്കത്തില്ല. അങ്ങനെ വേണങ്കിൽ നിങ്ങക്ക് എന്തെങ്കിലും ഏർ ആഹ് പോയി എവിടുന്നെങ്കിലും വാങ്ങിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മക്കവടെ ചെയ്തിട്ട് evening പോളെ നമ്മ~ okay evening പോലെ നമ്മക്ക് പതുക്കെ അമ്പലത്തിലോട്ട് പൂവാം. അവടെ കാഞ്ചീപുരത്തിലാണെങ്കി ഒരുവാട് അഹ് ഏർ ക്ഷേത്രമുണ്ട്. കാമാക്ഷിയമ്മൻ temple ആഹ് അഹ് ആഹ് എ~ ഏകാംബര~ ആഹ് ഏകാംബരനാഥ temple ഒണ്ട്. കൈലാസനാഥ temple ഒണ്ട് ആഹ് വാരധ രാജേശ്വ~ ആഹ് സ്വാമി temple ഉണ്ട്. വരദാ രാജസ്വാമി temple ഉണ്ട്. വൈകുണ്ഠ പെരുമാൾ temple ഉണ്ട്. അങ്ങനെ കാഞ്ചീപുരത്തില് ഒരുവാട് സ്ഥലങ്ങളുണ്ട്. അപ്പ അവിടെ ഉം ആഹ് പോയിക്കഴിഞ്ഞാ നമ്മക്കവടെ full ഉം ഒന്ന് കറങ്ങാം. അപ്പം അവടെ ആഹ് അത് കഴിഞ്ഞിട്ട് നമ്മക്കവടെ മീണ്ടും അന്നത്തെ ദെവസം അന്നത്തെ ദെവസം അവടെ കഴിയും. അപ്പം ആഹ് അന്ന് നമ്മൾ അവടെ stay ചെയ്യും. stay ചെയ്തിട്ട് day four ആവുമ്പ, നമ്മള് ഇതേപോലെ നമ്മള് തിരുപ്പതില് ചെയ്ത അതേപോലെ നമ്മള് എന്തെയ്യും അഹ് next day morning breakfast ഒക്കെ കഴിച്ചിട്ട് കാഞ്ചീപുരത്ത്ന്ന് നമ്മൾ checkout എയ്യും ma'am. ma'am ന് ഞാൻ പറയുന്ന മനസ്സിലാ~ ഏതാണ്? yes ma'am നമ്മള് ആഹ് checkout എയ്‌തേനു ശേഷം നമ്മള് നേരെ നമ്മടെ car ല് പുതുച്ചേരീന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ടാണ് പോവുന്നത്. പുതുച്ചേരി ma'am കേട്ടിട്ടുണ്ടാവും. yes ma'am പോണ്ടിച്ചേരിടെ yes ma'am അഹ് പക്ഷെ okay ma'am okay ഇപ്പം പോണ്ടിച്ചേരിന്ന് ഉള്ളതാണ് നമ്മളിപ്പം ഇവടെ പ~ പുതുച്ചേരിന്നാണ് ഇപ്പം എല്ലാരും പറയുന്നത്. അതുകൊണ്ടാ ഞാ~ ma'am പറയുന്നത്. അപ്പം ഇവടെ അവടെ നമ്മടെ ആഹ് മണകുള വ്യാ~ ആഹ് അവിടെ ഒരു ഗ~ ഗണപതിടെ ഒരു ക്ഷേത്രമുണ്ട് ma'am, മണകുള വിനായക temple ന്ന് പറഞ്ഞിട്ട് അവടെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ആഹ് അവടെ ഒരു ശ്രീ ആറോബിന്ദോ ആശ്രമം ഉണ്ട്. പിന്നവടെ museum ma'am ന് muse~ yes ma'am അവടെ ഒരു ആഹ് ആശ്രമം ഉണ്ട്. പിന്നെ ma'am ന് museum park അങ്ങനെ എന്തെങ്കിലും പോഹാ~ ആഗ്രഹം ഒണ്ടെങ്കില്‍, നമ്മളെ പോണ്ടിച്ചേരിലൊരു museum ഒണ്ട്, park government park ഉണ്ട്, മഹാത്മാ ഗാന്ധി statue ഒണ്ട്. ഓ ma'am അവടെ bo~ botanical garden ഒണ്ട്, അപ്പം boat hou~ boat house ന് ma'am ന് വേണോങ്കി ഇഷ്ടം ഒണ്ടെങ്കി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങക്ക് പോവാന്നേ ഉള്ളൂ. ആഹ് അഹ് അങ്ങനെ നമ്മള് അതിനാത്ത് കൊറച്ച് അന്ന് full ഉം നമ്മള്, അന്നത്തെ day മൊത്തവും അഹ് ഇതാവും ma'am ആഹ് അത് കഴിഞ്ഞിട്ട് നമ്മള് ഏർ Hotel Ruchi

അതെ ma'am അതെ ma'am അതെ ma'am അന്നത്തെ ദെവസം നമ്മൾ നാദംസ് അണന്ത ഹെറിറ്റേജ് ഹോട്ടൽ ~ന്ന് പറഞ്ഞ അവടെ ഒരു സ്ഥലം ഒണ്ട്. അത് പോണ്ടിച്ചേരി airport ന്‍റെ അടുത്താണ് ma'am ഏർ കൊറച്ച് അടുത്തായിട്ട് വരും. ആ ho~ yes ma'am yes ma'am നല്ല safe ആണ്, നല്ല reviews ആണ്. ma'am ന് വേണങ്കിൽ നമ്മക്ക് ഗൂഗിളിൽ search ചെയ്ത് നോക്കാവുന്നേ ഒള്ളൂ ma'am നല്ല reviews ആണ് ഓരോ hotels ഉം four point seven ഒക്കെയാണ് reviews വരുന്നത് ma'am ആഹ് good ന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല hotels ആണ് നമക്ക്, നിങ്ങക്കൊരു അത്ര comfort അല്ലാന്നുണ്ടെങ്കി നമ്മക്ക് വേണങ്കി change എയ്യാവുന്നെ ഒള്ളൂ. പക്ഷേ അത് ഞാ~ എന്‍റെ ഏർ ഇതില് ഞാൻ പറയാണ് ma'am, it is a good hotel ആണ് ma'am. ആഹ് അനന്ത ഹെറിറ്റേജ് ഹോട്ടൽ ~ന്ന് പറഞ്ഞിട്ടാണ്. അവടൊക്കെ നല്ല ഏർ neatness ഉം കാണും, നിങ്ങക്ക് നല്ല safe and secure ആണ് ma'am yes ma'am yes, yes ma'am അതെ അതിനാണ് അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ആഹ് നല്ല neatness ഉം കാണും അതേപോലെ തന്നെ ആഹ് നല്ല safe and secure ആയിരിക്കും ma'am അതുകൊണ്ട് ma'am ന് അതിന്‍റെ ഒരു പ്രശ്നം വേണ്ട. അതുകൊണ്ട് ma'am അവിടെ നമ്മള് ആഹ് അഹ് എന്തുപറയാം, അഹ് നമ്മള് ആഹ് സ~ അം~ ഒരു day four നമ്മളവടെ പോയെങ്കി നമ്മള് അഹ് day five മൊത്തോം നമ്മള് പുതുച്ചേരി ആഹ് or പോ~ sorry പോണ്ടിച്ചേ~ ഓ മൊത്തം അഹ് കറങ്ങും ma'am നമ്മള് അവടെ തന്നെ നമ്മടെ car ല് നമ്മള് full ഉം മൊത്തം കറങ്ങും, day അഹ് five ഉം കറങ്ങും day six ആണ് നമ്മള് പിന്നെ പോണ്ടിച്ചേരി വിടുന്നത്. ഓ ma'am നറച്ച് സ്ഥലങ്ങളുണ്ട് ma'am. ആഹ് അം~ ക്ഷേത്രങ്ങൾ മാത്രല്ല അവടെ സ്ഥലങ്ങൾടെ പൂരാണെന്നാ പറയുന്നത്. ~ന്നുച്ചാ നല്ല ഇതാണ്. അത്രക്ക് യ്~ ഏർ famous ആയ ഒരുവാട് സ്ഥലങ്ങള്‍ പോണ്ടിച്ചേരിലുണ്ട്. അതു മാത്രല്ല നിങ്ങൾക്ക് ഒരുവാട് സാധനങ്ങൾ അവടന്ന് വാങ്ങിക്കാൻ പറ്റും. നല്ല ആഹ് എന്തു പറയാം വെള കൊറഞ്ഞ് കിട്ടുന്ന~ yes ma'am yes ma'am അവടെ ഒരുവാട് കൊറഞ്ഞ് കിട്ടും ഓ yes ma'am അവടെ വ~ അഹ് full ഉം കൊറഞ്ഞ് കിട്ടുന്നാണ് പറയുന്നേ, അതുകൊണ്ട് ma'am അങ്ങനെ നിങ്ങക്ക് എന്തെങ്കിലും purchase എയ്യണം ~ന്ന് ഉണ്ടെങ്കി, നിങ്ങൾക്ക് ആഹ് ഞാൻ പറഞ്ഞില്ലേ day four തന്നെ നമ്മളവടെ എത്തും. ഇപ്പം ma'am ന് വേണങ്കി day five day six okay okay day five മോത്തോം നമ്മളവടെയാണ് stay ചെയ്യുന്നത് ma'am അപ്പൊ നമുക്ക് ആഹ് അപ്പം അതുകൊണ്ട് നമക്കവടെ മോത്തോം നമ്മക്ക് ഏർ എന്താ നിങ്ങക്കിപ്പം beach ലോ boating ഓ ഒന്നും പോവാൻ താത്പര്യം ഇല്ലാന്നുണ്ടെങ്കി നിങ്ങക്ക് അവടെ വേറെന്തെങ്കിലും purchase ഉണ്ടെങ്കി അതും നടത്താം. ഇല്ല നിങ്ങൾക്ക് hotel ല് stay എയ്യണങ്കി അതും നമ്മള് arrange എയ്ത് തരാം ma'am അതിന് പ്രശ്‌നം വരുന്നില്ല. അങ്ങനെ ma'am അത് കഴിഞ്ഞ് നമ്മള് da~ day six ല് ma'am നമ്മളിതേ പോലെ കാലത്ത് morning ആഹ് breakfast കഴിഞ്ഞേന് ശേഷം അവടന്ന് നമ്മള് checkout ചെയ്യും, checkout എയ്തിട്ട് നമ്മടെ car ല് നമ്മള് പുതുച്ചേരി to നമ്മള് കുംഭകോണം പോവും ma'am yes ma'am yes അവടെ നൽ~ നറച്ച് അമ്പളങ്ങളുണ്ട്, കാശി വിശ്വനാഥ yes ma'am yes ma'am നമ്മക്കിവിടെ പൂവാം. അവടെ വന്നട്ട് കാശി വിശ്വനാഥ temple ആഹ് പിന്നെ നാഗേശ്വരൻ temple ചക്രപാണി temple അങ്ങനെ ഒരുവാട് temple ഉണ്ട്. മഹാലിംഗ സ്വാമി temple, രാമേ~ രാമസ്വാമി temple അങ്ങനെ ശിവന്‍റെ തന്നെ, yes ma'am yes ma'am yes ma'am തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മളവടെ പൂവാ~ ma'am അതിന്‍റെ എല്ലാ വെഷമിക്കണ്ട. temples നമ്മക്ക് നിങ്ങള് പറഞ്ഞില്ലേ നമ്മള് കൂടുതലും തീർത്ഥാടനം പോലെയാണ് വരുന്നതെന്ന്, അതുകൊണ്ട് ma'am അതിന്‍റെ വെഷമം വേണ്ട നമ്മള് കൃത്യായിട്ട്, നമ്മളവടെ ma'am നെ full ഉം അവടെ full ഉം sight seeing ആയിരിക്കും. പിന്നെ ma'am അതിന്‍റെ tension വേണ്ട. അപ്പ നമ്മള് എവിടാ പുതുച്ചേരി തൊട്ട് നമ്മള് കുംഭകോണം നമ്മടെ car ല് വരുന്നു. അപ്പം നമ്മള് അന്നത്തെ ദെവസം നമ്മള് പന്ത്രണ്ട് മണിയാവുമ്പോ നമ്മളവടെ എത്തും. അപ്പം നമ്മളവടെ ഏർ ഓ yes ma'am കുംഭകോണം എത്തും. അപ്പം നമ്മളിപ്പം അതിനാത്ത് നമ്മൾ എന്തു പറയാം റായാസ് വ~ ഗ്രാൻറ് ~ന്ന് പറഞ്ഞ അവടത്തെ ഒരു hotel ഉണ്ട് ma'am അവടെ നമ്മക്ക് stay ചെ~ അവടെ stay ചെയ്യാം. stay ചെയ്യുന്നത് നമ്മള് ഇപ്പം ആഹ് എന്തുപറയാം, day six ൽ ആണ് stay ചെയ്യുന്നെങ്കി day seven and day eight morning വരെ നമ്മളവടെയാണ് stay ചെയ്യുന്നത് ma'am അപ്പ നിങ്ങക്ക് ഇത്രയും, yes ma'am ക്ഷേത്രങ്ങളുണ്ട് അതെ ma'am

ഒറപ്പായിട്ടും ഒറപ്പായിട്ടും ma'am ma'am ന് എവടെയെക്കെ പോണം ~ന്നുണ്ടെങ്കി ഈ two days അതായത് നമ്മൾ day seven morning നുള്ളിൽ ma'am പറഞ്ഞു കഴിഞ്ഞാ, നമ്മളവടെ ഒന്ന് എല്ലാം sight seeing ഒക്കെ നമ്മള് കാണിച്ചെരും ma'am. അതില് ma'am ഒരു tension ഉം അടിക്കണ്ട. okay ma'am? okay ma'am അപ്പം നമ്മള് അവടെ റായാസ് ഗ്രാന്‍റ് yes ma'am നമ്മള് da~ day six ആവുമ്പ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ma'am twelve oh clock ആവുമ്പ നമ്മള് അവടെ എത്തും.

മെയ് eight ആവുമ്പൊ നമ്മള് yes ma'am ഇതേപോലെ നമ്മള് ആഹ് ഇതേപോലെ നമ്മള് അവിടന്ന് checkout ചെയ്യും. ~പ്പം ma'am ma'am നിപ്പം day seven full ഉം കിട്ടുന്നുണ്ട് day six half കിട്ടുന്നുണ്ട്, day eight ഉം നമ്മക്ക് കിട്ടുന്നുണ്ട്. അത്രയും സമയം ഉണ്ട്. ma'am ന് ഏതെക്കെ ക്ഷേത്രങ്ങളില് പോണോ ഇല്ല ma'am ന് ഇപ്പം ഏർ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കി അവടെ പോണം~ കുംഭകോണംന്ന് പറയുമ്പം full ഉം ക്ഷേത്രങ്ങളുടെയാണ്. അപ്പം ക്ഷേത്രങ്ങളുടെ ആയതുകൊണ്ട് നമ്മക്ക് വേണോങ്കി full അഫ്~ നിങ്ങടെ ഇത്രയും നിങ്ങള് രണ്ടുപേരും വയസ്സായിരിക്കുന്ന കൊണ്ട് നമ്മുക്ക് കൂടുതലും ക്ഷേത്രങ്ങളാണ് നിങ്ങള് നോക്കുന്നത്. അല്ലേ? അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമക്ക് അവടത്തെ ക്ഷേത്രങ്ങൾ full ഉം നമ്മക്ക് പോവാം. അതിന്‍റെ പ്രശ്‌നം വരുന്നില്ല ma'am അപ്പം നമ്മുക്ക് ആഹ് റായാസ് ഗ്രാൻഡ്ന്ന് പറഞ്ഞിട്ട് ഒരു hotel ആണ്ന മ്മളതിനാത്ത് ഏർ കുടുക്കുന്നത് ma'am അവടെയാണ് നമ്മള് stay ചെയ്യുന്നത്. അവടെ നമ്മുക്ക് ഏർ എന്തെങ്കിലും ma'am ന് എന്തെങ്കിലും വേറെന്തെങ്കിലും നോക്കണം എടുക്കണം ന്നുണ്ടെങ്കി, ഇതേ പോളെ ma'am അവടെ നമ്മക്ക് ഏർ sight seeing ഏർ കുംഭകോണം മൊത്തോം നമുക്ക് കറങ്ങാം. അന്നത്തെ ദെവസം, day seven ഉം day seven ഉം full ഉം കറങ്ങാം. പിന്നെ day eight ആവുമ്പ നമ്മള് കുംഭകോണത്തു നിന്ന് നമ്മൾ തിരുച്ചിറപള്ളി പോവും ma'am

yes yes ma'am ഞാൻ no~ note ചെയ്യുന്നുണ്ട് ma'am അതാണ്‌ ഞാൻ note ചെയ്തോണ്ടിരിക്കുന്നത് ma'am, ma'am ന് എവടെയെക്കെ ആണ് ഏത~ ma'am പറഞ്ഞ പോളെ കുംഭകോണം ശനീശ്വര അമ്പളം പറഞ്ഞല്ലേ? അല്ലേ ma'am അവടെ പൂവാം. പിന്നെ,

Okay ma'am, ha~ hello yes ma'am yes ma'am അവടെയാണ്. അപ്പം ആഹ് നമ്മക്ക് അവടെ ഗണപതി temple ഒണ്ട്. ആഹ് അങ്ങനെ ഒരുവാട് സ്ഥലങ്ങൾ ഒണ്ട്. അപ്പം നമുക്ക് ആഹ് അവടെ full ഉം നമ്മക്ക് ഏർ പൂവാം അന്നത്തെ ദെവസം. okay ma'am? എട്ടാ~ yes ma'am എട്~ yes ma'am, day eight നമ്മക്ക് കുംഭകോണം തൊട്ട് തിരുച്ചിറപ്പള്ളി നമ്മള് വരുന്നുണ്ട്. എന്നട്ട് നമ്മളവടെ എത്തുന്നത് നമ്മള് ആഹ് ഏർ പ~ പല്‍~ ആഹ് ഇതേപോലെ noon ആണ് നമ്മളെത്തുന്നത് ma'am അവ~ അവടത്തെ di~ lunch കഴിഞ്ഞതിനു ശേഷം അവടെ ഒരു hotel ഒണ്ട്. ഹോട്ടൽ സുമംഗലി റെസിഡൻസിന്നാണ്. അവടെയാണ് നമ്മളാദ്യം എത്തുന്നത് ma'am അവടെ പോയി നമ്മൾ ആഹാരൊക്കെ കഴിച്ചിട്ട് നിങ്ങക്കവടെ എന്തെങ്കിലും നോക്കണോന്നുണ്ടെങ്കി അവടക്കെ നോക്കിയിട്ട് ആഹ് അത് കഴിഞ്ഞ് നമ്മൾ evening ആവുമ്പോ, temples ലൊക്കെ പോയി ഏർ അവടെ പോയി തൊഴുതിട്ട്, day nine ആവുമ്പോ നമ്മളിതേ പോലെ morning തിരുച്ചിറപ്പളളി to മധുരൈ തിരിക്കും ma'am. yes ma'am അത് മധുരൈ നമ്മള് അവടന്ന് നമ്മള്‍ തിരിക്കുന്നുണ്ട്. ma'am ന് മധുരേല് ഏതൊക്കെ temples വേണം അങ്ങനെന്തേലും ഉണ്ടെങ്കിൽ നമ്മക്കവടെ മൊത്തവും അന്നത്തെ day മധുരരേല് വേറെ ഒരു ആഹ് അവടെ അളക~ അളക~ temple ഉണ്ട് ma'am. അളക temple ലാണ് മീനാക്ഷി തൊഴുവാണെങ്കി നമ്മക്ക്, കോ~ ആഹ് അളക temple ലും പോണംന്ന്ണ്ട് ma'am, ma'am ന് മനസ്~ മ~ ആഹ് ~ന്നുവെച്ചാ ആഹ് ~ന്നുവെച്ചാ നമ്മള് പറയൂല്ലേ അളകർ ആഹ് ഇവിടത്തെ ഒരു famous temple ആണ്, ശിവന്‍റെയാണ്. അപ്പം ആഹ് അവടെ പോവും, അളകർ കോവിൽ temple ന്നാണ് പറയുന്നത്. കൂടൽ അളഹർ കോവിൽ temple അങ്ങനെ സ്ഥലവുണ്ട് പിന്നെ ആഹ് കു~ ആഹ് മുരുകൻ temple ഉണ്ട്, തിരുപ്പുറം കുൻഡ്രം മുരുകൻ temple തിരുപ്പുറം ma'am yes ma'am yes ma'am തിരുപ്പുറം കുൻഡ്രം മുരുകൻ temple ഉണ്ട്. പിന്നെ വന്തിയൂർ മാരിയമ്മൻ temple ഉണ്ട്. ma'am ന് അവടെ പോണെങ്കി അവടെ ഇഷ്ടാണെങ്കി അവടെയും പോവാം. നരസിംഹ യോഹ നരസിംഹ പെരുമാൾ temple ഉണ്ട്. നരസിമ്മന്‍റെ പെരും~ temple ആണ് ma'am അവടെ. ma'am ന് ആഹ് അവടെ പോയി തൊഴണെങ്കി അവടെ പോയി തൊഴാം. അങ്ങനെ ഏർ ഒരുവാട് സ്ഥലങ്ങൾ മധുരേല് തന്നെ നമ്മള് അന്നത്തെ ദെവസം full ഉം കറങ്ങാ~ ~ത് മധുരല് day nine ആവൂമ്പളാണ് ma'am ma'am ന് yes ma'am ഒൻപതാമത്തെ ദെവസം ആവുമ്പൊ നമ്മള് അതായത് day eight ആവുമ്പ നമ്മള് കുംഭകോണത്തി ഇരുന്ന് നമ്മള് തിരുച്ചിറപ്പള്ളി വെരും. day nine ആവുമ്പൊ തിരുച്ചിറപ്പള്ളി to മധുരൈ നമ്മള് വരും ma'am okay ma'am തിരുച്ചിറപ്പ~ അപ്പം മധുരൈ നമ്മള് എല്ലാം ആദ്യം മധുരൈ മെയിൻ ആണ് നമ്മള് എത്തുന്നത് അവടെ. ഉച്ചക്ക് പന്ത്രണ്ട് മണിയാവുമ്പോ മധുരേലെ മെയിൻ ആണ് നമ്മള് എത്തുന്നത്. അവടെ പോയി മധുരൈ റെസിഡൻസി ~ന്ന് പറഞ്ഞിട്ട് ഒരു hotel ഉണ്ട് ma'am അവടെയാണ് നമ്മൾ അന്നത്തെ ദെവസം, പോവുന്നത് stay ചെയ്യുന്നെ അതെ. അന്നത്തെ ദെവസം നമ്മള് stay ചെയ്യുന്നെ. അവടന്ന് നമ്മള് മീനാക്ഷിയമ്പൻ temple അതായത് ho~ മധുരൈ റെസിഡൻസിടെ അടുത്ത്ന്ന് മീനാക്ഷിയമ്പ~ അമ്മൻ temple ന്ന് പറയണത് nine twenty meters ഏ ഉള്ളൂ ma'am

അഹ് എന്നുണ്ടെങ്കി മ~ മ~ ആഹ് morning പോയി തൊഴാം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വേറേതെങ്കിലും temple ല് പോയി തൊഴുതിട്ട് മധുരേല് morning പോയി തൊഴുതാ മതിന്ന് ഉണ്ടെങ്കി, നമ്മക്കതും സാധിച്ച് തരാന്നുള്ളതാണ് ma'am okay ma'am ആഹ് അന്നത്തെ ദെവസം full ഉം നമ്മൾ അതായത് day nine നമ്മള് അവടെയാണ് നിക്കുന്നത്. എന്നിട്ട് അട്~ ആഹ് day ten നാവുമ്പഴാണ്, അതായത് day ten morning ഇതേപോലെ നമ്മൾ breakfast കഴിഞ്ഞതിനു ശേഷാണ് നമ്മള് മീണ്ടും തിരിക്കുന്നത്. നമ്മള് മേ~ മീണ്ടും തിരിക്കുന്നതെന്ന് പറയുന്ന ma'am നമ്മള് അന്നത്തെ ദെവസം മധുരൈ to രാമേശ്വരം ആണ് പോണത് ma'am. മധുരൈ to രാമേശ്വരം. yes ma'am അതേപോലെ yes ma'am അവടെ അവടെയാണ് നമ്മള് ആഹ് അഹ് മധുരൈ to രാമേശ്വരം ആണ് പോണത്. നമ്മടതേ പോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മടെ car ല്ന മ്മള് മധുരൈ to രാമേശ്വരം ആഹ് ഏർ രാമേശ്വരത്തില് നമ്മള് പോയി stay ഇതേ~ ഇതേ പോലെ twelve oh clock അഹ് ~ത്, noo~ noon ആണ് നമ്മളവടെ എത്തുന്നത് ഏർ വി ഒ സി നഗർ. അതായത് hotel ലാണ് നമ്മള് വെ~ ഹോട്ടൽ വേൽ റെസിഡൻസിന്ന് പറഞ്ഞ ഒരു hotel ലാണ് നമ്മളവടെ എത്തുന്നത് ma'am stay ചെയ്യുന്നത്. അഹ് ഇതേപോലെ, yes ma'am പോണന്നുണ്ടെങ്കി നമ്മക്ക് അവടെ അതും ചെയ്യാം. അതായത് അന്നത്തെ ദെവസം നമ്മള് ഈ ഞാൻ പറഞ്ഞില്ലേ ma'am ഹോട്ടൽ വേൽ റെസിഡൻസിന്ന് പറഞ്ഞത് hello ma'am ആഹ് അന്നത്തെ വ~ ആഹ് അന്നത്തെ ദെവസം നമ്മക്കവടെ stay ഏർ ഒ~ one minute ma'am one minute

അപ്പം നമ്മക്കവടെ hotel ൽ ~ന്ന് നമ്മക്ക് അരുണിക് രാ~ ആഹ് മറ്റേ രാമേശ്വരം temple വന്നിട്ട് നമ്മക്ക് അടുത്താണ്, four fifty meter ആണ്. അപ്പം ആഹ് നമ്മക്ക് അതുകൊണ്ട് നമ്മ~ ആഹ് ~മ്മക്ക് അവടെ പോയിക്കിട്ട് നമ്മള്, നിങ്ങള് പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞില്ലേ ധനുഷ്‌കോടി പോണോന്ന് പ~ yes ധനുഷ്‌കോടി പോണോന്ന് പറഞ്ഞില്ലേ ma'am പക്ഷേ അതിന് നമ്മക്ക് ആഹ് എന്തുപറയാം അഹ് special ആയിട്ട് നമ്മക്ക് അതില് നമ്മക്ക് permission ഒക്കെ വാങ്ങിക്കണം ma'am അതുകൊണ്ട് നമ്മക്ക് സാധ്യതല്ലാ എന്നാണ് തോന്നുന്നത് ma'am ഹും ആഹ് മനസ്സിലാവുന്നുണ്ടോ?

okay ma'am ആഹ് അവടെ ഏർ രാമയ്യ~ രാമനാഥ സ്വാമി temple ഉണ്ട്. അവടെ നമ്മുക്ക് ഏർ എന്തെങ്കിലും ക്രിയകൾ ചെയ്യണോ അങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കി അതിനെ ഇതൊക്കെ നമ്മക്ക് ചെയ്യാമ്പറ്റും ma'am ആഹ് അപ്പം അങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കി നമ്മക്കത് കഴിഞ്ഞതിനു ശേഷം നമ്മള് day ten ആണ് ഞാൻ പറഞ്ഞത് ma'am പന്ത്രണ്ട് മണിയാവുമ്പ അവടെ എത്തും. അവടെ നമ്മള് hotel ന്‍റെ അടുത്ത് fo~ four fifteen meter ന്‍റെ അഹ് ആഹ് ന~ അടുത്താണ് നമുക്ക് രാ~ ആഹ് അമ്പളം ഉള്ളത്. അപ്പ അവടെ പോയി തൊഴാം ആഹ് അന്നത്തെ day ആഹ് ten full ഉം നമ്മളവടെ stay ചെയ്യും. എന്നട്ട് day eleven ആവുമ്പൊ നമ്മള് ഇതേപോലെ രാമേശ്വരം to നമ്മള് കന്യാകുമരിയാണ് വിടുന്നത് ma'am. ഓ yes ma'am day eleven ആവുമ്പൊ നമ്മള് നേരെ കന്യാകുമരിയാണ് എത്തുന്നത്. ഹും അപ്പം കന്യാകുമരി എത്ര ഇതേപോലെ നമ്മൾ മെയ് correct ഇതാണ്, twelve oh clock ദാ~ ~ത് അതാണ് നമ്മള് ആ ഒരു timing ആണ് നമ്മള് fix എയ്യുന്നത് ma'am. അഹ് അത് ആഹ് ഒ~ ഇതിനുള്ളിൽ നമ്മളെത്താൻ നോക്കും. അതായത് ആഹ് അവടെ അഹ് main road ൽ തന്നെ ഇരിക്കണ് twelve hour റ്റൽ~ twelvePM ആവുമ്പൊ നമ്മള് രാമേശ്വരം to കന്യാകുമരി എത്തിയിരിക്കും. അത് അന്ന് അവടെ നമ്മള് ഹോട്ടൽ സംഘം ~ന്ന് പറഞ്ഞ ഒരു ഏർ ഇവിടെയാണ് hotel book എയ്തിരിക്കുന്നെ book എയ്യും. അവടെ ആഹ് അന്നത്തെ ദെവസം full ഉം ഇരിക്കും ആഹ് നമ്മളന്ന് ആഹ് അവടെ, ma'am നമ്മള് twelve oh clock ആവുമ്പോ എത്തും നമ്മുക്ക് ma'am ന് വേണെങ്കില്‍ അന്ന് evening തന്നെ ആഹ് കന്യാകുമാരി ബഹവതി അമ്മൻ കോവില്ക്ക് yes ma'am കന്യാകുമരി ബഹവതീനെ തൊഴുതിട്ട്, നമ്മക്ക് day twelve ആവുമ്പൊ നമ്മക്ക് വേണെങ്കിൽ അവടന്ന് ശുചീന്ദ്രം അമ്പളത്തിലോട്ട് നമ്മക്ക് പോവാന്നതാണ്. എന്നുവെച്ചാ നമ്മള് രാ~ അവടന്ന് നമ്മള് airport ലോട്ട് വരുന്ന ട്രിവാൻഡ്രം airport ലോട്ട് വരുന്ന ഇതാണ്. അപ്പം അപ്പം നമ്മള് ma'am ന് അങ്ങനെ വേണോന്നുണ്ടെങ്കി നമ്മക്ക് ഏർ ട്രിവാൻഡ്രം airport ല് വരുന്നതിന് മുമ്പായിട്ട് morning തന്നെ നമ്മക്ക് ശുചീന്ദ്രം അമ്പലത്തിലോട്ട് പൂവാന്നതാണ്. അപ്പം ma'am ന് ഇപ്പം ആഹ് sunrise എന്തെങ്കിലും കാണണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ma'am ന് അതും കണ്ടതിനു ശേഷം നമ്മള് കൊണ്ടുവരാം അപ്പം അത് അത് ചേർത്തു പോ~ അപ്പം നമ്മള് ആ timing ലാണ് നമ്മളടുത്ത flight ticket ma'am ന് book എയ്യുന്നത്. ma'am ന് മനസ്സിലാവുന്നുന്ന് തോന്നുന്നു ഉം ഉം ഇല്ല അപ്പ~ ട്രിവാൻഡ്രത്ത് വന്നാലേ പറ്റൂള്ളൂ. അപ്പ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവടെ ഇപ്പം വേണോങ്കി നമ്മുക്കിപ്പം കന്യാകുമരി ബഹവതി അമ്മൻ temple ഉണ്ട് ma'am അവടെ വനത്തിരുപ്പതിന്ന് പറഞ്ഞ നമ്മളെ തിരുപ്പതി നേരെ കണ്ട~ നേരത്തെ കണ്ടില്ലേ? അതിന്‍റെ ഒര് അഹ് ഒരിതാണ് ഇവടെ വനത്തിരുപ്പതിന്ന് പറഞ്ഞ് കന്യാകുമാരില് കൊണ്ട് വെച്ചിട്ടൊണ്ട്. അവടെയും വേണോങ്കി ma'am ന് തോഴണോങ്കി അവടെയും പോയി തൊഴാം. അതുകഴിഞ്ഞ് നമ്മക്ക് ma'am ന് മ്~ ആഹ് അന്നത്തെ അടുത്ത ദെവസം ma'am ന് അന്നത്തെ ദെവസം ~ല്ല day eleven ന് ma'am ന് കന്യാകുമാരി stay ചെയ്തിട്ട് morning ആവുമ്പം ma'am ന് sunrise കാണണംന്നുണ്ടെങ്കി sunrise ഉം കണ്ടതിനു ശേഷം, നമ്മള് നേരെ ശുചീന്ദ്രം അമ്പലത്തിലോട്ട് ma'am നെ പോണോങ്കി പൂവാം. അവടെ നാഗർകോവിൽ ~ന്ന് പറഞ്ഞ ഒരു സ്ഥ~ ആഹ് അവടെ നാഗരാജ temple ഉണ്ട്. temple ഉണ്ട്. ആഹ് ~ഗരാജ temple ഒണ്ട്. അത് നല്ല famous ആണ്. അവിടെയും വേണോങ്കി അവിടെയും പോയി തൊഴുതിട്ട് നമ്മക്കവടന്ന് തിരിച്ച് നേരെ ട്രിവാൻഡ്രത്തിലോട്ട് നമ്മള് airport ല് നമ്മള് ഓ yes ma'am airport ല് നമ്മള് yes ma'am fli~ flight ticket നമ്മള് book എയ്യും. അവടന്ന് ma'am ന് ഏത് yes ma'am yes ma'am okay ma'am ma'am ന് ഡി~ ഇപ്പം ആഹ് room ma'am പറഞ്ഞില്ലേ ഡീല~ ആഹ് rooms ന്‍റെ ഇതില് ഏർ ഇച്ചിരി മാറ്റാം എന്നു പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കി നമ്മുക്ക് deluxe room അല്ലാന്ന് നമ്മക്ക് change ചെയ്യാം ma'am okay okay ma'am അപ്പ yes ma'am അത് ഞാൻ പറഞ്ഞില്ലേ ma'am ന് അത് പേടിക്കേണ്ട ആവശ്യല്ല എന്നുവെച്ചാ നമ്മള് neatness ന് വേണ്ടീട്ടാണ് ഇപ്~ കൊ~ നമ്മള് charges കൂടുതലാണെങ്കിലും നമ്മള് safe and secure and neatness ഇതക്കെ നമ്മള് main ആയിട്ട് നോക്കുന്നെ. എന്നുവെച്ചാ വരുന്ന customer മീണ്ടും,

ആഹ് നമ്മളെങ്ങനെ പോവുന്നുള്ള കാര്യത്തിലും പേടിക്കണ്ട, നമ്മള് yes ma'am yes ma'am yes ma'am നിങ്ങക്ക് നിങ്ങള് പറയുന്നത് correct ആയിട്ട് പ~ ഏർ correct ആയിട്ട് കേക്കേം നിങ്ങക്ക് എന്തെങ്കിലും doubt ഉണ്ടെങ്കി കൃത്യായിട്ട് ചോദിക്കും. ma'am അല്ലതെ നമ്മള് വേറെ ഒരു number കൂടി തെരും ma'am ന് എന്തെങ്കിലും guide നെ കുറിച്ച് അഭിപ്രായം ഒണ്ടെങ്കിൽ ma'am ആ number ലോട്ട് അങ്ങ് വിളിച്ചാമതി. ma'am ന് ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് guide നിങ്ങക്ക് se~ ആഹ് നിങ്ങക്ക് ഒ~ ഒരു പ്രശ്‌നം അങ്ങനെ ഒന്നും ഉണ്ടാക്കൂല്ല. അത് നമ്മള് ഒറപ്പ് തരാം നൂറ് ശതമാ~ yes ma'am നൂറ് ശതമാനം ഒറപ്പ് തരാം. എന്നുവെച്ചാ അവർക്ക് അതിന്‍റെ ആഹ് fault വ~ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാ അവർക്ക് പ്~ അവർക്ക് പ്രശ്നം വരും. അതുകൊണ്ട് അവർ കൂടുതലും നിങ്ങക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും തരത്തില്ല എന്ന് നമ്മള് ഒറപ്പ് പറയുന്നു ma'am നൂറ് ശതമാനം ma'am അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ma'am പേടിക്കേണ്ട. ma'am ആഹ് എന്നത്തെ ദെവസം ആണ് വരണത് ~ന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാല്‍ ma'am ന്‍റെ IDproof അങ്ങനെന്തെങ്കിലും ആഹ് ഇതക്കെ ഉ~ തന്നുകഴിഞ്ഞാൽ നമ്മക്ക് കൊറച്ചും കൂടി plane ticket book എയ്യാനുള്ള ഇതെക്കെ തി~ ഒറപ്പായിട്ടും ചെയ്ത്~ speed ആയിട്ട് ചെയ്യാൻ പറ്റും yeah

ഓ sure ma'am ആഹ് ma'am അതക്കെ ക~ നമ്മള് ചെയ്യാം ma'am അഹ് cash ന്‍റെ ഏർ ഇതിലെങ്ങനെയാണ് ma'am എങ്ങനെയാണ് നമ്മക്ക്

yeah yeah ma'am sure ma'am Hello നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആധുനിക ലോകാത്ഭുതങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുൻ മുപ്പത്തിയൊന്നോടെ പുനർനിർമ്മാണ പ്രകാരം കുഫുവിന്റെ pyramid ഹെജിയ സോഫിയ പിസയിലെ ചരിഞ്ഞ ഗോപുരം ആഗ്രഹിയിലെ താജ്മഹൽ യു എസിലെ വാഷിംഗ്‌ടൺ monist monument പാരിസിലെ ഈഫൽ ഗോപുരം യു എസിലെ empire state building ഇവയാണ് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങൾ കുഫുവിന്റെ pyramid

കോൺസ്റ്റാന്റിനോപ്പിൽ നിർമിക്കപ്പെട്ടിരുന്ന ഹെജിയ സോഫിയ ആദ്യം ഒരു ക്രിസ്തീയ ദേവാലയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അയ്മ്പത്തി മൂന്നിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതന ശേഷം ഇത് ഒരു മുസ്ലിം ദേവാലയമായി തീർന്നു ഇപ്പോൾ ഇത് ഒരു കലോഷ ശേഖരമാണ് കലാ ശേഖരണമാണ് AD മുന്നൂറ്റി അറുപതിൽ കോൺസ്റ്റാന്റീനിൽയസ് ഇത് പതിനൊന്ന് ഇത് രണ്ടാമൻ ഇത് പണി കഴിപ്പിച്ചു നാന്നൂറ്റി നാലിൽ ഇത് നശിപ്പിക്കപ്പെട്ടു നാന്നൂറ്റി പതിനഞ്ചിൽ തിയോഡോഷ്യസ് രണ്ടാമൻ പുനർനിർമ്മിച്ചുവെങ്കിലും അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ വീണ്ടും അഗ്നിക്കിരയായി നശിച്ചു രണാഫിസിന്റെ ഷ്യത്തിന്റെയും ന്റെ ഇഷിഡോഫ്ത്തിന്റെയും രൂപകല്പനകൾ അനുസരിച്ച് justinian ചക്രവർത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തി ഏഴ് കാലഘട്ടത്തിൽ കാലത്ത് പണിയികൾ പണിയിപ്പിച്ചതാണ് ഇത് ഇന്ന് കാണുന്ന ഹെജിയ സോഫിയ കനത്ത ഭൂചലനം കാരണം അഞ്ഞൂറ്റി അയിമ്പതി എട്ടിൽ ഇതിന്റെ കുമ്പ ഗോപുരം തകർന്ന് വീഴുകയുണ്ടായി എന്നാൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ ഇതു പുനർനിർമ്മിക്കപ്പെട്ടു ഇതിന്റെ ഉൾഭാഗത്തെ നീളം എമ്പതെ point ഏഴേ ഏഴ് metre ഉം വീതി മൂന്നേ പൊ മുപ്പത്തിയൊന്നെ point പൂജ്യം ഒമ്പത് metre ഉമാണ് അനേകം ഗോളങ്ങളാൽ ഗോളാകാരങ്ങൾ ഉള്ള തുടർച്ചയാണ് ഇതിന്റെ നിർമ്മിതി പ്രധാന കുംഭത്തിന്റെ വ്യാസം മുപ്പതിയൊന്നെ point പൂജ്യം ഒമ്പത് metre ഉം ഉയരം അയിമ്പതി ആറ് point പൂജ്യം എട്ട് metre ഉമാണ് പിസായിലെ ചരിഞ്ഞ ഗോപുരം ഇറ്റലിയിലെ പിസായിൽ സ്ഥിതി ചെയ്യുന്നു ഈ ചരിഞ്ഞ ഗോപുരം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലിൽ പണിയാരംഭിച്ച് ആയിരത്തി മുന്നൂറ്റി ഒമ്പതിൽ പൂർത്തിയാക്കി സമീപ സ്ഥാപമായ ക്രൈസ്തവ ദേവാലയത്തിന്റെ മണി ഗോപുരമാണ് ഇത് സുമാർ അയ്മ്പതി അഞ്ചിൽ അയ്മ്പതി അഞ്ചേ point എട്ടേ ആറ് metre അതായത് ഹാ നൂറ്റി എൺപത്തി മുന്നേ point മൂന്നേ ഏഴ് അടി പൊക്കമുള്ള ഈ എട്ടുനില ഗോപുരം ലംബത്തിൽ നിന്നും സുമാർ നാലേ point ഏട്ടാ എട്ട് metre ചരിഞ്ഞാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്